ഉം chicken ആയാ പോരേ? ആ മതിയെങ്കി മതി. ആ അപ്പോ അതിനെ നന്നീന്‍റെ biryani ഒരു നല്ല രുചി ഉണ്ടാവും നന്നിന്‍റെ biryani ന്ന്. അപ്പ എനിക്ക് നന്നി അതെങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞു തരുവോ? ഓ പറയാലോ. ഉം പറയൂ എന്താ ചെയ്യണേന്ന് പറയൂ ഞാൻ പറഞ്ഞു തരാട്ടോ, ഉം പിന്നെ, അഹ് biryani ക്ക് ഏർ എത്ര kilo അരിയാ ഇടുന്നേ? ഒരു രണ്ട് kilo ആയാ പോരെ? ആ അത് മതി മതിയെങ്കി മതി. പിന്നെ, ആ രണ്ട് kilo നെ എന്തൊക്കെയാ ഇടുന്നെ എന്ന് പറയട്ടെ ഞാന്.

പിന്നെ, സവാള ഇല്ലേ വലിയ വെങ്കായം.

രണ്ട് kilo ന് അര kilo എടുത്തോ അര ക്കിലോ എടുത്തിട്ട് പിന്നെ ചെറിയ വെങ്കായം ചെറിയ ഉള്ളി കാൽ kilo. പിന്നെ പൂണ്ട് ഒരു ഇരുനൂറ് gram, പിന്നെ ഇഞ്ചി ഇരുനൂറ് gram, , പിന്നെ പട്ട നമ്മക്ക് ആവശ്യമുള്ളത് കുറച്ച്, പിന്നെ ഏലക്കായി രണ്ട് നാല്. അപ്പോ ഇതൊക്കെ എപ്പോപ്പ ഇടണം? അങ്ങനെ പറയ് നന്നി first ന്ന് starting തൊട്ട് അങ്ങനെ പറയ്. ആ ആദിക്കെ, എണ്ണ ഒഴിക്കണം . എണ്ണ ഒഴിച്ചതിന്റെ ശേഷം, സവാള ഇടണം സവാള വലിയ വെങ്കായം. ഏർ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ, ചെറിയ ഉള്ളി കാൽ kilo നന്നായി അരച്ച് വെക്കണം. ആ അരച്ചുവെച്ച ഉള്ളി ഇതില്‍ നന്നായിട്ട് വലിയ സവാള ശേഷം, ചെറിയ ഉള്ളി ഇടണം

വെളുത്തുള്ളി കുറെ അങ്ങനെ ആവുന്ന സമയത്ത് ഇങ്ങനെ നന്നായി ഒരു നിറം വരണം. ഒരു നിറം മാറിയിട്ടുണ്ടാവും. പൊൻ നിറം വരണം. അത് കഴിഞ്ഞു ശേഷം, ഇഞ്ചി ഇടണം. ഇഞ്ചി എന്താ അങ്ങനെ last ഇടണത് അറിയുമോ. അടിയില് പിടിക്കാലോ അതുകൊണ്ട് ഇഞ്ചി last ഇട്ടാ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഏലക്കായി പിന്നെ പട്ട, കറാമ്പു ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ പൊടിച്ച് വെച്ചതിനെ, ഇത് ഇളകി കുറയെ ഒരു നേരം അങ്ങനെ കുറച്ച് സമയത്ത്, ഇത് മൂന്നെണ്ണവും കൂടി ഇടാ. പട്ടെ കറാമ്പു, ഏലക്ക ഇതു മൂന്നു നന്നി, ഇത് ഏർ സവാള സവാള എന്നതിന്റെ മുമ്പ് ഇടണോ, അല്ല ഇതൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇടണോ സവാള ശേഷം തന്നെ ഇടണം. ഉം സവാള ശേഷം തന്നെ ഇതൊക്കെ ഇടണം.

ഉം പിന്നെ, അത് ഈ ശേഷം, മെല്ലെ കൊണ്ടോയി അത് ഇട്ടാൽ മതി. പിന്നെ സവാള ശേഷം, ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി കുറച്ച് ശേഷം, വെളുത്തുള്ളി ഇടണം. ആ പിന്നെ ഒന്ന് പറയാൻ മറന്നുപോയിട്ട, പച്ചമുളക് ആണ് . രണ്ട് kilo ന് നാല് എട്ട് പച്ചമുളക് ഇടണം. ഈ സവാള ഇടുന്നതിന്റെ മുന്നേ പച്ചമുളക് . അതിന് ശേഷമാണ് സവാള ഇടണം. അതെ കുറച്ച് മറന്നതാണട്ട. ഏർ അത് ആദികെ പച്ചമുളകാണ് ഇടണം. ഇട്ട് അത് ശേഷം, സവാള ഇടണം. ഉം

അത് ഇത് അത് last ല് ആണ്. lemon ഒഴിക്കണത് പകുതിയില്. എല്ലാം നല്ല പാകമായതിനുശേഷം dum ഇട്ടു വെക്കുമ്പോൾ ആണ്, തൈര് ഒഴിക്കുക. അതിന്റെ മുന്നേ എന്തൊക്കെ ഇനി ഇടാൻ ഉണ്ട് സവാള, തക്കാളി ഇടണോലോ. ആ അപ്പ ഇത് last ല് അല്ലേ, അപ്പോ ശരി, continue ചെയ്തോളി. നമ്മുക്ക് ഇഞ്ചി ഉള്ളി ഇതൊക്കെ വെച്ചിട്ട് പിന്നെ എന്താണ് അതിലേക്ക് തക്കാളി ഇടണം. തക്കാളി ഇട്ടിട്ട്, തക്കാളി നല്ല അപ്പ ഉപ്പ് അളവുള്ള ഉപ്പ് ഇടണം. തക്കാളി ഇട്ടപളി ഉപ്പ് ഇടണം . അതെ ഉപ്പിട്ടാലേ തക്കാളി നന്നായി വേഗം ഒടയുള്ളു. എന്തിനാണ് തക്കാളി ഇട്ടപ്പഴേ ഉപ്പ് ഇടണം പറയണത്. അപ്പ തക്കാളി വേഗം ഒടയും. അപ്പൊ തക്കാളി ഇട്ടതിനുശേഷം, പിന്നെ കൊത്തമല്ലി തല, പിന്നെ പുതിന തല ഇത് ഇട്ടിട്ട് . ഇതു നന്നായി ശേഷം, നല്ല പൊൻനിറം വന്നതിനുശേഷം അഹ് നെയ്യ് ഒഴിക്കണത് പറഞ്ഞില്ല, നെയ്യ് ഇരുനൂറ് gram ആണട്ടോ ഹും ആ അത് ഒഴിക്കാലോ, അത് വന്ന് ഇതൊക്കെ ശേഷം ഞമ്മള് അരി ഇടണതിന്റെ കുറച്ചു മുന്നേ ഒഴിക്കാം നെയ്യ്. കുറച്ചൊഴിച്ചിട്ട്, കുറച്ച് ഒഴിക്കണം. എല്ലാം ഒട്ടുക്കെ ഒഴിക്കാൻ പാടില്ല. പിന്നെ ഞമ്മള് കുറച്ചും കൂടി ഒഴിക്കാൻ ഉണ്ട്. അപ്പോ ഒഴിക്കണം പിന്നെ ആ അതുതന്നെ നെയ്യ് എനിക്ക് അത്ര . അപ്പ ഇത് ഇനി continue ചെയ്തോളി, പറഞ്ഞതിന് അപ്പൊ പിന്നെ ഇതെല്ലാം ഒഴിച്ച്, ഇതൊക്കെ ശേഷം വെള്ള അളവോടെ, രണ്ട് ഒരു ഒന്നിന് ഒന്നര kilo, ഒന്നര പാത്രം വെള്ളം, ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം ഒഴിക്കണം. അഹ് അതിന് ഒന്നര പാത്രം. അപ്പോ നമ്മ ഒരു kilo ന് ഒന്നര ആണ് വരണത് അങ്ങനെ കണക്ക്ട്ടാ. ആ വെള്ളം ഒഴിച്ച് നല്ല തിളച്ചതിന്റെ ശേഷം, അരി ഇട്ടാ മതി ചെലവര് ഒക്കെ അതിനെ വെള്ളത്തിലിട്ട് ഊറാൻ വെക്കും ഇത് നമ്മ ചെയ്യാൻ പാടില്ല. അപ്പ എന്താവും എന്ന് പറഞ്ഞാ, ഒന്ന് വെന്തു ഒരുമാതിരി ആവും ഊർന്ന് മാതിരി ആവും, അത് പാടില്ല അങ്ങനെ തെളച്ചതിന്റെ എല്ലാം തിളച്ചതിന്റെ ശേഷം മാത്രം അരി ഇടാൻ പാടുള്ളൂ. അഹ് നിന്നിമ്മ, മുളകുപൊടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. മുളകുപൊടിനെ പറ്റി അതെന്താണ് അമ്മ, അത് ഒന്നും പറഞ്ഞില്ലാത്തെ. എൺപത് kilo മുളകുപൊടി ഇട്ടാ മതി മോനേ, അത് അളവാണ്. ചിലവര് കുറച്ചു കൂടുതൽ എരിവ് കഴിക്കും. കുറച്ച് ഉള്ളവര് കുറച്ച് കുറവാണ്.

ഇറച്ചി ഇട്ട് നല്ല വണങ്ങിയതിന്റെ ശേഷമാണ്, കുറച്ച് മൂടിവെച്ച് കുറച്ച് കാൽ വേവ് അപ്പോഴേ എന്താണ് chicken വന്ന്, വേവ് ഒടയും. അതുകൊണ്ട് chicken ഒരു കാൽ വേവ് ആയതിന്റെ ശേഷം, നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചാ അത്രയും നല്ലതാ. പച്ചവെള്ളം ഒഴിച്ച് തിളക്കാൻ നിൽക്കണ നേരം അപ്പ ഈ ഇറച്ചിന് പച്ചവെള്ളം ഒഴിച്ച്, ഇറച്ചിയുടെ വേവ് ഒക്കെ ഒരുമാതിരിയായി പോകും, അതിനാല് തിളച്ചവെള്ളം ഒഴിച്ച് ഞമ്മക്ക് വേഗം biryani ആകും. രണ്ട് തിള തിളച്ചാൽ dum ല് ഇടാം. അതിനാലെ, വെള്ളം നല്ല തിളച്ചതിന്റെ ശേഷം മാത്രം അരി ഇടണം. അരി ഇടണം, അത് ഞമ്മള് വെള്ളം അളവോടെ ഒഴിക്കണം. ഈ അതേമാതിരി, ഈ അരി ഇട്ടതും ഞമ്മള്, ഉപ്പ് ഇടണം കുറച്ച് ഏർ

ഉപ്പ് ഏതു ഉപ്പാണ് നന്നി ഞമ്മള് എപ്പോഴും ഉപയോഗിക്കുന്ന, അ ഈ ഉപ്പിന്റെ taste നന്നായിട്ട് ഉണ്ടാകുമോ. അല്ലെങ്കിൽ ഞമ്മള് ഈ കല്ലുപ്പ് ഉപയോഗിക്കില്ലെ, അതിന്റെ taste നന്നായിട്ട് ഉണ്ടാകുമോ. അതായത്, ഓരോരുത്തർക്കും ഓരോ taste ആണ്. പക്ഷേ ഞാന്ന് എപ്പോളും കല്ലുപ്പായിട. കല്ലുപ്പ് എനിക്ക് കയ്യില് അളവാ വരും. അതായത്, ഒരു കിലോ kilo ത്തിന് ഒരു പിടി ഉപ്പ്, എന്റെ കൈ അളവിന് ഒരു പിടി ഉപ്പിട്ടാൽ അങ്ങോട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ടും ഉണ്ടാവില്ല correct ആയിട്ട് ഉണ്ടാവും ഉപ്പ്. ആ ശരി ശരി ആയിക്കോട്ടെ. പിന്നെന്താ അമ്മേ ചെയ്യേണ്ട പിന്നെ അതൊക്കെ കഴിഞ്ഞ് അരിയിട്ടു, അരിയിട്ട നന്നായി തിളച്ചു കഴിഞ്ഞ് വെള്ളത്തിലെ അരിയിട്ട് കഴിഞ്, നന്നായിട്ട് ഇത്തിരി മൂടി വെക്കണം ഇളക്കിയിട്ട്. ഇളക്കി മൂടി വെച്ച് കുറച്ച് വെള്ളം കമ്മി ആവണോന്ന് അറിയുമ്പോൾ

നാരങ്ങാ, രണ്ട് നാരങ്ങ രണ്ട് kilo ന് അത് പിഴിഞ്ഞ് വെച്ച നാരങ്ങ, അരി ഒരു കാല് വേവ് ആവുമ്പോൾ തന്നെ നാരങ്ങാ ഒഴിക്കണം ഈ നാരങ്ങ എന്തിനാ ഇപ്പ ഒഴിക്കണെന്ന് അറിഞ്ഞ? ഈ ചോറ് ഒന്നോടൊന്ന് ഒട്ടില്ല, ചോറ് നന്നായിട്ട് നന്നായിട്ടുണ്ടാവും പുളു പുളു എന്ന് ഉണ്ടാവും എടുക്കുമ്പ. ഇല്ലെങ്കിൽ ഒന്നോടൊന്നു ഒട്ടിപ്പോ അതിനാല് അര വേവ് ആയതും നാരങ്ങ, പിഴിഞ്ഞ് വെച്ച നാരങ്ങ ഒഴിക്കണം. എന്നിട്ട് കുറച്ചുനേരം മൂടി വെക്കണം. മൂടിവെച്ച് വെള്ളം വറ്റുന്നൊന്നു എന്നറിയുമ്പോ പിന്നെ ശരി കുറച്ചുനേരം കൂടി മൂടി വെച്ചിട്ട്, പിന്നെ ഞമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് , കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് പിന്നെ ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ചുനേരം കഴിഞ്ഞ് പിന്നെ നല്ല വെള്ളം വറ്റിയെന്ന് അറിയുമ്പോൾ, ഇനി ഒന്നും കൂടി ഇളക്കി കൊത്തമല്ലി തല, പുതിനയില തല എല്ലാം മേലെ ഒന്ന് തൂവണം അല്ല നന്നി, നമ്മള് വെറുതെ പിച്ചി ഇട്ടാ മതിയാ, അല്ലെങ്കിൽ നമ്മക്ക് അരിഞ്ഞ് അങ്ങനെ ഇടണോ അതെ പിച്ചി ഇട്ടതല്ല ഒന്ന് നന്നായി കത്തിയില് മുറിക്കോ ഇല്ലേ കയ്യില് പിച്ചി ഇട്ടാ മതി. കൈയ്യില് അങ്ങനെ ഒന്നും ഇല്ല ഞമ്മള് ചെറുതായിട്ട് ആണെന്ന് ഉള്ളൂ, അത് കയ്യിലെ പിച്ചിയിട്ടാലും ഇടാം ഇല്ലേ കത്തിയില് അറുത്ത് ഇട്ടും ഇടാം. അത് ഇട്ടിട്ട് ലേശം നെയ്യ് ഇത്തിരി നമ്മൾ വെചതിന് മേലെ ഒന്നൂടെ ഒന്ന് തൂക്കിച്ചു കൊടുത്താൽ നന്നായിട്ടുട്ടുണ്ടാവും. മണവും taste റ്റും ഒക്കെ last ല് ഇറക്കുമ്പോ

ആ അപ്പ നമുക്ക് തൈരൊഴിച്ച ഇനിയും taste കൂടും എന്നുള്ളപ്പോൾ നമുക്ക് ഒഴിക്കാലോ ആ ഒഴിക്കാം, അത് അവരവരുടെ സൗകര്യമാണ് അത് അവരവരുടെ taste. അവരവർക്ക് എങ്ങനെ taste പറഞ്ഞാൽ അങ്ങനെ.

അത് dum ഇട്ടു മൂടി വെച്ച് ഞമ്മള് കുറച്ചുനേരം പതിനഞ്ചു നിമിഷം എങ്കിലും ആകണം ആവണം. പതിനഞ്ചു നിമിഷം കഴിഞ്ഞിട്ട്, നന്നായിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് തിരിച്ച് ഇടാം. തിരിച്ച് ഇട്ടിട്ട് അങ്ങനെ മുടി വെച്ചാ മതി. അങ്ങനെ തിരിച്ച് ഇട്ടിട്ട് അങ്ങനെ മുടി വെച്ചാ മതി, ഒന്നും കൂടി ഇളക്കിയിട്ട് മറിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചാ മതി. ആ ആയിക്കോട്ടെ നന്നി, പിന്നെ ഇത്ര ഉള്ളു അല്ലേ biryani ചെയ്യുന്നത്. നോക്കുമ്പോൾ കുറച്ച് എളുപ്പം തന്നെ ചെയ്യാനൊക്കെ ഞാനിന്ന് ചെയ്യാം നാന്നി, ചെയ്തിട്ടു പറയാം എങ്ങനെ ഉണ്ടെന്ന്. ആ ആയിക്കോട്ടെ, ആയിട്ട് taste എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട്, എനിക്ക് പറഞ്ഞാൽ മതി മെല്ലെ കണ്ടു നിങ്ങൾ പറഞ്ഞാൽ മതി

മതിയെങ്കിൽ മതി, അതെ അവരവരിന്റെ taste അല്ലേ അഹ് ഉം ഞാൻ വിചാരിച്ചു തൈരും ചെയ്തിട്ട് chilly യും പൊരികാന്ന്. നല്ലതല്ലേ chilly യും തൈര് ഒക്കെ. ആഹ് പിന്നെ തൈര് ചട്നി chilly ഉണ്ടെങ്കിലും, ഇല്ലെങ്കിലും തൈര് ചട്നി വേണം, തൈര് ചട്നി വേണം.

ഉം ശരി നന്നിമ്മ പിന്നെ വെക്കട്ടെ.

അഹ് ആയിക്കോട്ടെ. taste കണ്ടിട്ട് ഏറ്റെടുത്ത് പറയണം കേട്ട. ഓ, പറയാം എന്ന ശരി, നന്നി.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

Hello പറയടാ

എന്താടാ വെളിയിൽ ഇണ്ടഡാ ഇജ്ജോ.

ആ ഗ്രൗണ്ട് ആ ചങ്ങായിമാർ നിരത്തിയിട്ടു ഇപ്പൊ അവിടെ ലോഡ് ഒക്കെ കൊണ്ടുവന്നു ഇട്ടേക്കണ്

സംഭവം അവരുടെ സ്ഥലം ഒക്കെ തന്നെയാണ് നമുക്ക് കളിചാൻ ഇപ്പൊ പിന്നെ ഇപ്പൊ പഴേ മാതിരിയായി അവിടെ എന്തോ പരിപാടി വരുന്നുണ്ടെന്ന് തോന്നെണ്. അതെന്താ മറ്റേ ഇതോ പഞ്ചായത്ത് എഴുതി തന്നത് അല്ലെ ഇപ്പൊ ഇത് ലീഗാര്

ലീഗാര് തന്നൊന്നുമല്ല അതൊരു കുറച്ചു ദിവസത്തേക്ക് ഓർ കളിക്കാൻ തന്നതാണ് ഓരുക്ക് എപ്പോവേണേലും ഇദാക്കാ നമുക്കൊരു ഒരു കൊല്ലത്തെ കരാറ് പോലെ തന്നയാണ്. ഞങ്ങളോട് ഇന്നലെ ഗ്രൗണ്ട് കളിച്ചാൻ ആളില്ല. ഇവിടെ ആളുണ്ട് പക്ഷെ ഗ്രൗണ്ട് ഇല്ല അതാ കൊഴപ്പം. അവിടത്തെ കുറച്ചു ആൾകാർ ഇങ്ങാട്ട് പൊരീ.

ഇവിടെയിപ്പോ എന്താ അറിയോ ക്രിക്കറ്റ് കളിക്കുന്നു വലിയ ചെറുക്കന്മാർ. ആരൊക്കെ ?

ആഹ് ഗ്രൗണ്ട് ഓല് കാലാവധി കഴിഞ്ഞ എടുത്തു കൊണ്ടുപോകേം ചെയ്യും.

അഞ്ചു കൊല്ലം ഇല്ല ഇനിയിപ്പോ എന്താ കാട്ടാന്ന് ആവോ ഉം അതാരുടെ സ്ഥലമാണ്?

ആഹ് മഴയായതുകൊണ്ട് ഗ്രൗണ്ടിൽ കളി നടക്കൂല. പക്ഷെ ടർഫ് വെളുക്കുമ്പോ ഉണ്ടാകും

ഇന്നലെ ഞാൻ പോയി.

ആഹ് രാവിലെ അത് ചളി ഒക്കെയാണ് മറ്റേ പോസ്റ്റിന്റെ front ഇൽ ഉം ഇന്നുപോയി ഇവിടെ മഴക്കാർ

ഇന്ന് എവിടെയെങ്കിലും പോയാലോ? എന്തെ വണ്ടി കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പക്ഷെ അതിന് അവിടെ ഇതേമാതിരി രാവിലെ അല്ല നേരത്തെ വരണോന്ന് തോന്നണു നാലര ഒക്കെ ആകുമ്പോൾ തന്നെ start ചെയ്യും. ആഹ് മറ്റേ നാളെ മുതൽ അല്ലെ

അത് രസാണ് അല്ലെ ആളാകും. ആളാകും ഇഷ്ടംപോലെ പക്ഷെ പഴയ കളിയുടെ രസം പോയി. അതില്ല ഇപ്പൊ ചെറിയ ചെറുക്കന്മാർ ഒക്കെ ഇപ്പ അവിടെ വന്നിട്ടേ പണ്ട് ക്ലാസ്സിലെങ്കിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന വരെ കളിയും, തല്ലും comment ഉം

ടീമൊക്കെ ഉണ്ടോ ഇപ്പൊ ഉണ്ടോ? എന്ത് ടീം എവിടാ ടീം ഇപ്പൊ ഒന്നും ഇല്ല. നിങ്ങൾ ഇപ്പോൾ എവിടേലും ഇല്ല എന്ത് ഇവര് ക്രിക്കറ്റ് കളിച്ചാൻ പോക്കുണ്ട്

എന്താന്ന് അറിയില്ല ഞാനിപ്പോ കാളികാണലില്ലടാ ആരൊക്കെ ഫൈനൽ ഫൈനലല്ല സെമിയാണ് സെമി.

സെമി inter milan ഉം ac milan ഉം പിന്നെ real ഉം city പക്ഷെ ഫൈനൽ ഇത് സെമിയിൽ തന്നെ ഫൈനൽ മാതിരി ആവുമെന്ന തോന്നണേ. അതാണ് സെമിഫൈനൽ ഫൈനൽ മാതിരിയാവും. ഉം പക്ഷെ എന്തായറിയോ കഴിഞ്ഞ കൊല്ലം സിറ്റിക്ക് ഫിനിഷർ ഉണ്ടായില്ല ഈക്കൊല്ലം ഹാലാൻഡ് ഉണ്ട്.

first leg തോറ്റവർ വിഷയമില്ല second leg എങ്ങനെയെങ്കിലും അടിച്ചിട്ടോളും കഴിഞ്ഞ കൊല്ലം തന്നെ കണ്ടില്ലേ രണ്ടെണ്ണത്തിന് തോറ്റു നിന്നിട്ട് last രണ്ടു മിനിറ്റ് രണ്ടു ഗോൾ അടിച്ചത്